ആഹ്. പിന്നെന്താ നാട്ടിലൊക്കെ അവസ്ഥകള്? രാഷ്ട്രീയ കാര്യങ്ങള്, നിങ്ങളെ നാട്ടിലല്ലേ ഇതിന്റെടയ്ക്കൊരെന്തോ കൊലപാതകം അങ്ങനെ എന്തോര് രാഷ്ട്രീയ കൊലപാതകംന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ? ആഹ് അത് രാഷ്ട്രീയമാണെന്ന് പറയപ്പെട്ണ്ട്. അല്ലാതെ വ്യക്തിവൈരാഗ്യംന്നൊക്കെ പറയപ്പെട്ണ്ട്. ഉം. നമ്മ സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള എന്തോ വൈരാഗ്യത്തില് രണ്ടാള്കളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സിപിഎമ്മും ബിജെപിയും ആണ് പറയുന്ന കേട്ടെ. അ അഹ്. അത് മുമ്പേ അവടെ പ്രശ്നങ്ങള്ണ്ട് സിപിഎമ്മും ബിജെപിയും തമ്മിൽ. ഉവ്വ ഉവ്വ. അപ്പത് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് രാഷ്ട്രീയല്ല. അല്ല അത് മുമ്പ് മൊതല് ഒറ്റക്കെട്ടായിരുന്നു. അങ്ങനെ തൊടങ്ങിയ സംഭവാ. പിന്നെ അവർക്ക് ഭരണത്തിന്റെ ഇത് വന്നപ്പോ എലെക്ഷൻ വന്നപ്പോൾ എല്ലാരും ഒന്നായി നിന്നില്ല. അപ്പങ്ങനെ

ഉം. ഓ ഇപ്പ പൊതുവേ ഈ രാഷ്ട്രീയ സംഭവങ്ങള് മൊത്തത്തില് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരു അലവ അവതാളത്തിലായ സ്ഥിതിയാണല്ലേ? അതെ അതെ. ഇപ്പ ഇന്ത്യയുടെ ഒരു തകർച്ചയുടെ വക്ക് എ വക്കിലെത്തി ഈ രാഷ്ട്രീയ ജനങ്ങള് ഉം ഇന്ത്യൻ ഭരണകൂടം നമ്മളെ ഇന്ത്യയിലേക്ക് വളർത്ത് തകർക്കുന്നതല്ലാതെയൊരു വളർച്ചയിലേക്ക് ഇതുവരെ ഇത് രണ്ടാമത്തെ ഭരണ ഏഹ് ഏറ്റെടുക്കലാണെങ്കിലും ആഹ് ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ലാല്ലേ? അല്ല അത് ചെലപ്പോ ചെലേ സംഭവങ്ങളൊക്കെ നോക്കുമ്പഴ് ഇത് രാഷ്ട്രീയമായൊരു സംഭവം നോക്കുമ്പ ഇന്ത്യക്കൊരു മൊതൽക്കൂട്ടാണ്. പിന്നെ ഇപ്പഴത്തെ സം ഇപ്പഴത്തെ സംഭവങ്ങൾക്ക് ഏഹ് പല പല രാഷ്ട്രീയക്കാര് വരുമ്പോ അവര് ഓരോ അഭിപ്രായങ്ങളാ അവര് കൊണ്ട് വരുന്നേ.

ഉം. പക്ഷെ ഈയൊര് ഭരണകൂടം ഇപ്പുള്ള നിലേലുള്ള ഭരണകൂടം അങ്ങനെയൊരു സംഭാവനകള് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ടോ? ഇള്ള സംഭ കഴിഞ്ഞ ഭരണകൂടങ്ങൾ നൽകിയ സംഭാവനകള് പിടിച്ചെടുക്കാ തർക്കാന്നല്ലാതെ പുതിയൊരു സംഭാവന നല്കിയിട്ടില്ലാന്നാണ് ഞാന് പറയുന്നത് എന്റെയൊരിത്.

ആഹ് അതെ അതെ. ഇപ്പൊള്ള ഭരണ കൂടം ഒര് ഒര് എന്താണ് മത അത് മതത്തിലടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാ. മുമ്പുള്ള ഭരണം അങ്ങനെയായിരുന്നില്ല. മുമ്പ് ഭരിച്ചവര് ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഉം ഉം ഉം. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനുള്ളൊരു മനോഭാവോണ്ടായി. ആഹ് ഉം നാനാത്വത്തിൽ ഏകത്വംന്നുള്ളത് പോലെയാണ്. ഇന്ത്യയുടെ ഒരു തത്വം അങ്ങനാണല്ലോ ഭരണകൂടത്തിന് ഭരണഘടന പറയുന്നത്. ആഹ് അതെ അതെ. ഇപ്പതുപോലെയല്ല കാര്യങ്ങള് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഹ് കേരളത്തിലെ അവസ്ഥ ഉം. അതേപോലെ കേരളത്തിലെ അവസ്ഥയും അതേപോലെ തന്നെ. രാഷ്ട്രീയകൊലപാതകങ്ങളിപ്പോ കൊറച്ച് നിന്നിട്ടുണ്ടെങ്കിലും മുമ്പൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങള് സജീവായിരുന്നല്ലോ.

ഉം ഈ രാഷ്ട്രീയ കാര്യങ്ങള് ഒരുപാട് എല്ലാവർക്കും ഏത് പാർട്ടിയാണെങ്കിലും അവരവർടേതായ പ്രവർത്തനങ്ങള് എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട് അവരുടെ ഭാഗത്ത്ന്ന്. ഭരണകൂടാണെങ്കിലും പ്രതിപക്ഷാണെങ്കിലും

പിന്നെ ഈ മറ്റുള്ള പാർട്ടികളാണെങ്കിലും ഇപ്പേ മറ്റുള്ള സംഘടനകള് അവര്തായ രാഷ്ട്രീയ പ്രവർത്തനങ്ങള് കേരളത്തിൽ നടത്തുന്നുണ്ടല്ലേ? അതെ, പിന്നെ ചെലേ രാഷ്ട്രീയ പാർട്ടികള് അധികാരം അധികാരം പിടിച്ച് പറ്റാനുള്ള ഒര് ശ്രമത്തിലാ നടക്കുന്നത്. അതിന് രാ ജനങ്ങളെ സേവിക്ക്കാന്നുള്ളയൊര് മനോഭാവം അല്ല ഇള്ളത്. ഒരു മുമ്പ് മുമ്പ് സിനിമേല് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉം. ആഹ്.

നമ്മടെ കൈയ്യില് അധികാരം ഇണ്ടാവുമ്പോ നമ്മക്ക് വേണ്ടി പ്രവർത്തിക്കാ, നമ്മടെ കൈയ്യില് അധികാരം ഇല്ലെങ്കില് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്ക്ക. ഈ അവസ്ഥയാണ് ജനങ്ങള് സർക്കാര് അധികാരികളുടെ ഇടയില് കാണപ്പെടുന്നത്.

ഉം അതേപോലെ ഇപ്പ ഈ അടുത്ത് ഇത് രാഹുൽ ഗാന്ധി എത്തി മറ്റേ ഒര് യാത്ര ഒക്കെ ജോഡോ യാത്ര അങ്ങനെ പറഞ്ഞിട്ടൊര് അവര് രാഷ്ട്രീയപരമായി ഒരു മുന്നേറ്റത്തിനുള്ളൊരു യാത്രയായി തോന്നീട്ടൊണ്ട് കാണുമ്പോള്. എല്ലാവരും

എഹ് ന്യൂനപക്ഷങ്ങൾക്ക് പരമാവധി ആ ഒര് യാത്രേല് നല്ലൊരു ഇത് കാണുന്നുണ്ട്. ആഹ് അതെ അവര് ഇന്ത്യക്ക് അടുത്ത എലക്ഷന് കിട്ടുംന്ന് വിചാരിക്കാ കോൺഗ്രസ്സിന്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇപ്പുള്ളൊര് ഭരണ കൂടത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് രീതികളൊക്കെ മാറ്റ് മാറിയാലേ ഇനി ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുംന്ന് തോന്നുന്നുള്ളൂ. ഇല്ലെങ്കില് ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സ്ഥിതിയായിരിക്കും ഇനി ഭാവിയിലും ഇന്ത്യ നേരിടുക

ഭാവീല് ഇന്ത്യ നേരിടേണ്ടി വര്കാന്നാ എനിക്ക് തോന്നുന്നത്. ഭരണം പിന്നെ കോൺഗ്രസിലതിന് ആകെ ഇതാണേ. എല്ലാർക്കുവൊര് അധികാരമോഹാണ് കോൺഗ്രസില്. ഇപ് ഉം ഒരു രാഷ്ട്രി പ്രതിപക്ഷങ്ങളുടെ ഒരു ഒരു പ്രതിപക്ഷമനോഭാവത്തിലേക്ക് വന്നിട്ടില്ല. കേവലമൊര് അതിനെടേലും പ്രതിപക്ഷെത്തിനിടയിലും ഒര് രാഷ്ട്രീയം കളിച്ച് നാടകമിടാണ് ആഹ് എല്ലാർടേം ഒരിത്ണ്ടാവുല്ലോ എന്ന് വെച്ചാ അജണ്ടകള് ഒക്കെ വ്യത്യസ്താണ്. എല്ലാ ഇപ്പ കോൺഗ്രസ്സിലാണെങ്കിലും നേതാക്കന്മാരുടെ ഇടയില്‍ എല്ലാം ഫുള്ള് എതിർപ്പുകളാണ്. ഇല്ല ഇല്ല.

ഒരു രാഷ്ട്രീയക്കാരൻ യഥാർത്ഥൊരു രാഷ്ട്രീയക്കാരനായിട്ട് മറുന്നില്ലാല്ലേ. കേവലം ഒരു വ്യക്തി താൽപര്യങ്ങൾക്കും ഇല്ലെങ്കിൽ ഏഹ് രാ ഒര് രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചെടത്തോളം എന്റെ രാഷ്ട്രത്തിന് അല്ലെങ്കില്‍ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരാളല്ലേ?

സ്വന്തം വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നൊരാളായി മാറുന്നുണ്ടോന്നൊരു സംശയം. ഉം.

ഉം. എന്തായാലും നല്ലൊരു രാഷ്ട്രീയ സംഭവങ്ങള് വിശേഷം ഇണ്ടാവട്ടേന്ന് പ്രാർത്ഥിക്കാല്ലേ? അന്നാ ശെരിയെടാ. ഓക്കെ.